കാഴ്ചക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് മരങ്ങൾ അടുത്തു അടുത്ത് നിൽക്കുന്നുണ്ട്.

നല്ലൊരു പാർക്ക് പോലെയുള്ള സ്ഥലമാണ് ഇരിക്കാൻ നല്ലൊരു ബെഞ്ചുപോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്.

കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് നല്ല എല്ലാ സെറ്റ് അപ്പും ഉള്ള നല്ലൊരു വീട്

ധാരാളം ടേബിളുകളും കസേരകളും ഉണ്ട് നല്ലൊരു ബിൽഡിങ്ങാണ് .

ഒരു പ്രതിമകളുണ്ട് ഇതിന് മാഫ് മാലചാർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരാൾ തൊയ്തു നിൽക്കുന്നുണ്ട്.

ധാരാളം ലൈറ്റുകൾ കത്തുന്നുണ്ട് ടേബിളും കസേരയും ഒക്കെ നിരത്തിയിട്ടുണ്ട്.

ഉം ബാങ്കിൻറെ അപ്പുറത്തായിട്ട് ബാങ്കിൻറെ എ_ടി_എം ഉണ്ട് ബന്ധൻ ബാങ്ക് എടിഎം.

എസ്_ബി_ഐ യുടെ വലിയ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ധാരാളം ആളുകൾ വിശ്രമിക്കാൻ ഇരി--